മൊസില്ല Firefoxനെ ക്കുറിച്ചുള്ള tutorialലേയ്ക്ക് സ്വാഗതം
ഈ tutorialല് നമ്മള് പഠിക്കുക ജനറൽ preferencesഉം പ്രൈവസി preferencesഉം സെറ്റ് ചെയ്യുവാൻ
ഈ tutorialലിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഉബുന്റു 1004ലെ ഫയർഫോക്സ് വെർഷൻ 70 ആണ്
മൊസില്ല Firefoxലെ പ്രഫറൻസസ് ആവർത്തിച്ച് ചെയ്യുന്ന taskകൾ എളുപ്പത്തിൽ ചെയ്യാൻ സഹായിക്കുന്നു
Windowsൽ ഈ വിശേഷ ഗുണങ്ങളെ ഓപ്ഷൻസ് എന്ന് വിളിക്കുന്നു
ഉദാഹരണത്തിന് നമ്മുടെ ഹോം പേജ് ആയി നമ്മുടെ ഇമെയിൽ ലോഗിൻ പേജ് സെറ്റ് ചെയ്യണമെന്നിരിക്കട്ടെ
അതിനായി നമ്മൾ എഡിറ്റ് എന്നിട്ട് പ്രഫറൻസസ് ക്ലിക്ക് ചെയ്യണം
വിൻഡോസ് യൂസർസ് ടൂൾസ് എന്നിട്ട് Optionsൽ ക്ലിക്ക് ചെയ്യണം
പ്രഫറൻസസ് അല്ലെങ്കില് ഓപ്ഷൻസ് ഡയലോഗ് ബോക്സ് തുറക്കുന്നു
ഡയലോഗ് ബോക്സിന്റെ മുകളിലായി വിവിധ ടാബുകൾ കാണുന്നു
ഓരോന്നിനും വ്യത്യസ്തമായ functionകൾ ഉണ്ട്
ജനറൽ panelല് സാധാരണ ഉപയോഗിക്കുന്ന പ്രഫറൻസസ് ഉൾകൊള്ളുന്നു
അതായത് ഫയർഫോക്സ് ഹോം പേജ് സെറ്റ് ചെയ്യൽ ഫൈൽ ഡൌൺലോഡ് ലൊക്കേഷൻ സെറ്റ് ചെയ്യൽ അങ്ങനെയുള്ളവ
നമ്മുടെ ഹോം പേജ് ആയി ഗ്മെയിൽ എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് നോക്കാം
Startupന് താഴെ വെൻ ഫയർഫോക്സ് സ്റ്റാർട്സ് ഡ്രോപ്പ് ഡൌൺ menuല് ഷോ മൈ ഹോം പേജ് സിലക്റ്റ് ചെയ്യുക
ഡിഫാൾട്ട് ആയി മൊസില്ല ഫയർഫോക്സ് സ്റ്റാർട്ട് പേജ് ഹോം പേജ് ആയി സെറ്റ് ചെയ്തിരിക്കുന്നു
ഹോം പേജ് fieldല് ക്ലിക്ക് ചെയ്ത് wwwgmailcom എന്ന് ടൈപ്പ് ചെയ്യുക ഡയലോഗ് ബോക്സ് ക്ലോസ് ചെയ്യാൻ ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക
നമ്മുടെ സെറ്റിംഗ്സ് സ്വയമേ സേവ് ചെയ്യപ്പെടും
ഇനി ഫയർഫോക്സ് വിൻഡോ ക്ലോസ് ചെയ്യുക
എന്നിട്ട് ഒരു പുതിയ ഫയർഫോക്സ് വിൻഡോ തുറക്കുക
ഗ്മെയിൽ ലോഗിൻ പേജ് ആണ് ഹോംപേജ് എന്നത് ശ്രദ്ധിക്കുക
അടുത്തതായി മൊസില്ല ഫയർഫോക്സ് എങ്ങനെയാണ് ഡൌൺലോഡ്സ് കൈകാര്യം ചെയ്യുന്നതെന്ന് പഠിക്കാം
എഡിറ്റ് എന്നിട്ട് പ്രഫറൻസസ് ക്ലിക്ക് ചെയ്യുക
മുമ്പത്തേതുപോലെ വിൻഡോസ് യൂസർസ് ടൂൾസ് എന്നിട്ട് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക
ജനറൽ tabല് ക്ലിക്ക് ചെയ്യുക
ഡൌൺലോഡ്സ് ഓപ്ഷനിൽ ഷോ തെ ഡൌൺലോഡ്സ് വിൻഡോ വെൻ ഡൌൺലോഡിംഗ് a ഫൈൽ ചെക്ക്ബോക്സ് ചെക്ക് ചെയ്യുക
എന്നിട്ട് സേവ് ഫൈൽസ് ടോ ബട്ടൺ ചെക്ക് ചെയ്യുക
ബ്രൌസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡിഫാൾട്ട് ഫോൾഡർ ഡെസ്ക്ടോപ്പ് ആക്കുക
ക്ലോസ് ബട്ടണില് ക്ലിക്ക് ചെയ്ത് ഡയലോഗ് ബോക്സ് ക്ലോസ് ചെയ്യുക
മുമ്പത്തെപ്പോലെ നമ്മുടെ സെറ്റിംഗ്സ് സ്വയമേ സേവ് ചെയ്യപ്പെടുന്നു
Browserന്റെ സെർച്ച് barല് ഫ്ലവർസ് എന്ന് ടൈപ്പ് ചെയ്ത് വലതുവശത്തെ മാഗ്നിഫയിംഗ് lensല് ക്ലിക്ക് ചെയ്യുക
അപ്പോൾ കാണുന്ന ആദ്യ സെര്ച്ച് ഫലത്തില് റൈറ്റ് ക്ലിക്ക് ചെയ്യുക
എന്നിട്ട് സേവ് ലിങ്ക് Asല് ക്ലിക്ക് ചെയ്യുക
ഡിഫാൾട്ട് ആയി ആ ലിങ്ക് Desktopലേയ്ക്ക് ഡൌൺലോഡ് ചെയ്യപ്പെടും എന്നത് ശ്രദ്ധിക്കുക
Saveല് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫയല് Desktopലേയ്ക്ക് സേവ് ചെയ്യപ്പെടുന്നു
ടാബ്ഡ് browsingമായി ബന്ധപ്പെട്ട പ്രഫറൻസസ് ടാബ്സ് panelൽ ഉൾകൊള്ളുന്നു
കണ്ടെന്റ് പനേൽ വെബ്സൈറ്റ്സ് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാമെന്ന പ്രഫറൻസസ് ഉൾകൊള്ളുന്നു
മൊസില്ല ഫയർഫോക്സ് ഫയലുകൾ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് തീരുമാനിക്കാൻ അപ്ലിക്കേഷൻസ് പനേൽ നിങ്ങളെ അനുവധിക്കുന്നു
ഇത് ഒരു പിഡിഎഫ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു ഓഡിയോ ഫൈൽ ആകാം
ഒരു അസൈന്മേന്റായി ഈ ടാബുകളും ഓപ്ഷനുകളും സ്വയം മനസിലാക്കുക
പ്രൈവസി പനേൽ നിങ്ങളുടെ web privacyയുമായി ബന്ധപ്പെട്ട പ്രഫറൻസസ് ഉൾകൊള്ളുന്നു
Trackingന് താഴെയുള്ള ടെൽ വെബ് സൈറ്റ്സ് I ഡോ നോട്ട് വാന്റ് ടോ ബെ ട്രാക്ക്ഡ് ചെക്ക് ചെയ്യാം
ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക വഴി നിങ്ങൾക്ക് websiteകളെ നിങ്ങളുടെ ബ്രൌസിംഗ് രീതിയെ കുറിച്ചുള്ള വിവരങ്ങൾ സ്റ്റോർ ചെയ്യുന്നതിൽ നിന്ന് തടയാം
Historyയ്ക്ക് താഴെ വിവിധ ഓപ്ഷനുകൾ ഉണ്ട്
ഫയർഫോക്സ് വിൽ fieldല് നെവർ റിമെംബർ ഹിസ്റ്ററി തിരഞ്ഞെടുക്കുക
ഈ ഓപ്ഷന് എനബിൾ ചെയ്യുക വഴി നിങ്ങളുടെ ബ്രൌസിംഗ് ഹിസ്റ്ററി നിങ്ങളുടെ കംപ്യൂട്ടറിൽ സൂക്ഷിക്കുന്നത് തടയാം
ക്ലിയർ ആൽ കറന്റ് historyല് ക്ലിക്ക് ചെയ്താല് നിങ്ങളുടെ കംപ്യൂട്ടറിൽ സൂക്ഷിച്ചിട്ടുള്ള ബ്രൌസിംഗ് ഹിസ്റ്ററി നീക്കം ചെയ്യപ്പെടുന്നു
ലൊക്കേഷൻ Barലേക്ക് വരാം
വെൻ യൂസിങ് തെ ലൊക്കേഷൻ ബാർ suggest fieldല് ഡ്രോപ്പ് ഡൌൺ ക്ലിക്ക് ചെയ്ത് നോത്തിങ് തിരഞ്ഞെടുക്കുക
ഇത് വഴി നിങ്ങൾ അഡ്രസ് barൽ ഒരു പുതിയ യുആർഎൽ എന്റർ ചെയ്യുമ്പോൾ അത് നിർദ്ദേശങ്ങൾ തരുന്നത് ഇല്ലാതാകുന്നു
ഡയലോഗ് ബോക്സ് ക്ലോസ് ചെയ്യുവാൻ ക്ലോസ് ക്ലിക്ക് ചെയ്യുക
ഇപ്പോൾ നിങ്ങളുടെ സ്വകാര്യത പൂര്ണ്ണമായും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു
സെക്യൂരിറ്റി പനേൽ നിങ്ങളുടെ വെബ് ബ്രൌസിംഗ് സുരക്ഷിതമാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രഫറൻസസ് ഉൾകൊള്ളുന്നു
സിങ്ക് പനേൽ നിങ്ങളെ ഒരു ഫയർഫോക്സ് സിങ്ക് അക്കൌണ്ട് സെറ്റപ്പ് ചെയ്യുവാനോ മാനേജ് ചെയ്യുവാനോ അനുവധിക്കുന്നു
ഫയർഫോക്സ് സിങ്ക് നമ്മളെ നമ്മുടെ ഹിസ്റ്ററി ബുക്ക്മാർക്സ് പാസ്വേർഡ്സ് എന്നിവ വിവിധ ഉപകരണങ്ങളിൽ ഉപയോഗിക്കാന് അനുവദിക്കുന്നു
അഡ്വാൻസ്ഡ് പനേൽ ചില പ്രധാനപ്പെട്ട ഫയർഫോക്സ് സെറ്റിംഗ്സ് ഉള്ക്കൊള്ളുന്നു
ഇതിൽ Firefoxനെ നിയന്ത്രിക്കാൻ ആവശ്യമായ ബ്രൌസിംഗ് സിസ്റ്റം settingകൾ ഉൾകൊള്ളുന്നു
കൂടാതെ നമുക്ക് നെറ്റ്വർക്ക് ഓപ്ഷൻ ഉപയോഗിച്ച് Firefoxൽ ഇന്റർനെറ്റ് കണക്ഷൻ കോൺഫിഗർ ചെയ്യാനും സാധിക്കുന്നു
നെറ്റ്വർക്ക് ടാബിൽ Connectionsനു താഴെയുള്ള സെറ്റിംഗ്സ് buttonല് ക്ലിക്ക് ചെയ്യുക
ഇത് കണക്ഷൻ സെറ്റിംഗ്സ് ഡയലോഗ് ബോക്സ് തുറക്കുന്നു
ഇവിടെ നിങ്ങള്ക്ക് പ്രോക്സീസ് കോൺഫിഗർ ചെയ്യാന് സാധിക്കും
പ്രോക്സീസ് കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനവും കൂടുതൽ securityയും നല്കുന്നു
ഡിഫോളി ആയി യുഎസ്ഇ സിസ്റ്റം പ്രോക്സി സെറ്റിംഗ്സ് ബട്ടണ് തിരഞ്ഞെടുത്തിരിക്കുന്നു
ഈ ഓപ്ഷൻ നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് systemത്തിന് വേണ്ടി കോൺഫിഗർ ചെയ്തിരിക്കുന്ന സെറ്റിംഗ്സ് ഉപയോഗിക്കുന്നു
പ്രോക്സി സെറ്റിംഗ്സ് നിങ്ങൾക്ക് തന്നെ എന്റർ ചെയ്യുന്നതിനായി മാന്യുയൽ പ്രോക്സി കോൺഫിഗറേഷൻ റേഡിയോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക
നിങ്ങള്ക്കിപ്പോള് ഈ fieldsല് പ്രോക്സി സെറ്റിംഗ്സ് എന്റര് ചെയ്യാം
ക്ലോസ് buttonല് ക്ലിക്ക് ചെയ്ത് കണക്ഷൻ സെറ്റിംഗ്സ് ഡയലോഗ് ബോക്സ് ക്ലോസ് ചെയ്യുക
വീണ്ടും ക്ലോസ് buttonല് ക്ലിക്ക് ചെയ്ത് പ്രഫറൻസസ് അല്ലെങ്കില് ഓപ്ഷൻസ് ഡയലോഗ് ബോക്സ് ക്ലോസ് ചെയ്യുക
നിങ്ങളുടെ സെറ്റിംഗ്സ് സ്വയമേ സേവ് ചെയ്യപ്പെടും
അവസാനമായി നമുക്ക് അഡ്വാൻസ്ഡ് panelലെ അപ്ഡേറ്റ് tab ഉപയോഗിച്ച് ഫയർഫോക്സ് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും
ഇതോടെ ഈ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
ഇവിടെ പഠിച്ചത് ജനറൽ പ്രഫറൻസസ് സെറ്റ് ചെയ്യാൻ പ്രൈവസി പ്രഫറൻസസ് സെറ്റ് ചെയ്യാൻ
ഈ അസൈന്മെന്റ് ചെയ്യുക
പുതിയൊരു ബ്രൌസർ വിൻഡോ തുറക്കുക
ഹോം പേജ് spoken tutorialorgലേയ്ക്ക് മാററുക
നിങ്ങളുടെ ഡിഫോൾട്ട് ഡൌൺലോഡ് ലൊക്കേഷൻ ഹോം Folderലേയ്ക്ക് മാറ്റുക
കൂടാതെ നിങ്ങളുടെ വെൻ യൂസിങ് തെ ലൊക്കേഷൻ ബാർ suggest സെറ്റിംഗ് ടോ ഹിസ്റ്ററി ആൻഡ് Bookmarksലേയ്ക്ക് മാറ്റുക
ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക
ഇതോടെ സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്ട് അവസാനിച്ചു
നിങ്ങള്ക്ക് മികച്ച ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കില് നിങ്ങള്ക്കത് ഡൌണ്ലോഡ് ചെയ്ത് കാണാം
സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്ട് ടീം സ്പോക്കൻ ട്യൂട്ടോറിയൽസ് ഉപയോഗിച്ച് വര്ക്ഷോപ്പുകള് നടത്തുന്നു
ഓണ്ലൈന് പരീക്ഷ ജയിക്കുന്നവര്ക്ക് സാക്ഷ്യപത്രങ്ങള് നല്കുന്നു
കൂടുതല് വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക
സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്ട് തൽക്ക് ടോ a ടീച്ചർ projectന്റെ ഭാഗമാണ്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
ഇതിനെക്കുറിച്ചുള്ള കൂടുതല് വിവരങ്ങള് ഇവിടെ ലഭ്യമാണ്
ഈ ട്യൂട്ടോറിയൽ സമാഹാരിച്ചത് ദേവി സേനൻ ഐറ്റ് ബോംബേ നന്ദി